Car എന്ന വാക്ക് സൂക്ഷിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട് നമു ന്നിച്ച് സഞ്ചരിക്കാനുപയോഗിക്കുന്ന നാല് ചക്രങ്ങളോടുള്ള മാന്ത്രിക വാഹനമാണ് Car car ൻറെ ഏറ്റോം പ്രധാനപ്പെട്ട ഭാഗമാണ് Engine car വലിക്കുന്നതിനാവശ്യമായ ശക്തി

പത്തൊമ്പതാം നൂറ്റാണ്ടിൻറെ അടുത്താണ് Car ആദ്യമായി കണ്ടുപിടിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന അതെ അടിസ്ഥാനമായ സാങ്കേതിക വിദ്യ തന്നെയാണിത് ഉപയോഗിക്കപ്പെടുന്നത് കത്തുന്ന ഇന്ധന Car engine ൻറെ മുന്നോട്ടു പിന്നോട്ടു ചലിപ്പിക്കുകയും Gear ഉം Car ൻറെ ചേർന്ന് തീർക്കാനൊരുക്കുന്ന ണ്ടാക്കുകയും ചെയ്യുന്നു engine

Car ശക്തി കൂട്ടാൻ

ഇതുകൂടാതെ ദ്രവികൃത Petroleum വാതക അതായത് LPG മ മർദ്ധീകൃത പ്രേകൃത വാതകം CNG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന Car engine നുകൾ ളുമുണ്ട് സാധാരണയായി Petrol engine നുകളെ ഇത്തരം വാതകം ഉപയോഗിക്കാൻ മാറ്റിയെടുക്കാറാണ് പതിവ് അതായത് Petrol engine പ്രധാന വേഗത ഇന്ധനമായി Petrol ഉപയോഗിക്കുന്ന തരം അതെ Engine ആണ് Petrol engine ഒര് Petrol engine ന് നിരവധി Cylinder കൾ ഉം ഉണ്ടായിരിക്കും മിക്ക Engine നുകളിലും നാല് Cylinder കളാണ് ഉണ്ടാവുക ഒരഗ്രം അടച്ച ആണിവ ഓരോ ലും ഓരോ ഉം ഉണ്ടായിരിക്കും കമഴ്ത്തിവെച്ച പോലെയായിരിക്കും ഇവ Cylinder നകത്ത് ഒരു സ്റ്റോൺ Piston stroke എന്നതിൻറെ പ്രവർത്തനം അതായത് Intake stroke compression stroke power stroke exhaust stroke അങ്ങനെ ഇത്തരത്തിൽ നാലെണ്ണം നാല് തരം Cylinder ൻറെ അ അഹ് അറ്റ അഗ്ര ഭാഗത്തുള്ള ള്ള ഒരു വാ Valve ലൂടെ Petrol ഉം വായുവും കലർന്ന മിശ്രിതം Cylinder നും ടെ ഭാഗത്തേക്ക് എത്തുന്നു Piston പുറകിലേക്ക് ചലിക്കുകയും ചെയ്യുന്നു നാല് Cylinder കളുടെ Engine നിന്നും രണ്ട് Cylinder ൻറെ Piston കൾ മുന്നോട്ട് വലിക്കുമ്പോൾ മറ്റുള്ളവ പുറകിലേക്ക് ചലിക്കുന്നു ഇന്ധന കത്തി ഉണ്ടാവുന്ന പുറത്തേക്കെത്തിക്കുന്നതിനെയാണ് വാ അഹ് Valve ഓരോ Cylinder ഉം ഇന്ധനം കത്തുന്ന സമയം അഹ് ചക്രത്തിൻറെ വ്യെത്യസ്ഥ Two stroke four stroke എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള Petrol engine കളുമുണ്ട് ഇതിൽ Four stroke engine നുകളാണ് Car ൽ ഉപയോഗിക്കുന്നത് Diesel engine ആയി Diesel engine താരതമ്യേനെ ചിലവുകുറഞ്ഞ Diesel ഇന്ധനമായും ഉപയോഗിക്കുന്നു Diesel engine കൾ Car കളും ഉപയോഗിക്കുന്നുണ്ട്

മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന Car ൽ തന്നെയാണ്

Car ലെ Battery താരതമ്യേന ചെറിയ അഹ് വേഗതയിലാണ് നൽകുന്നത് വൈദ്യുതി ഈ വൈദ്യുതി സംവിധാനത്തിൽ Indian transformer പോലെ പ്രവർ പ്രവർത്തിപ്പിച്ചു വൈദ്യതി കണക്കിന് എത്തിക്കുന്നു ഒരുയർന്ന സംവിധാന

Battery സംവിധാനമാണ് Engine കളിൽ നിന്നും കൃത്യമായ അളവിൽ ഇന്ധനം എത്തിക്കുന്നയിന് സംവിധാനമാണ് Car ൻറെ Accelerator ലെ Petrol ൻറെ അളവ് നിയന്ത്രിക്കുന്നു ൻറെ Petrol ൻറെ അളവ് വർദ്ധിക്കുന്ന Turbo charger Turbo charge ഉപയോഗിക്കുന്നത് Car ൻറെ Exhaust mani ഘടിപ്പിച്ചിട്ടുള്ള Turbo Car ന് വേഗത കുറക്കുന്നതിനും കൂട്ടുന്നതിനും സഹായിക്കുന്ന ഘടകമാണ് Break ഘർഷണമാണ് Break ൻറെ പ്രവർത്തനം കാരണം ഞാൻ Car നെ പറ്റിയുള്ള വാർത്തകൾ